എടാ എൻ്റെനിയത്തിയെ ഏഹ് ഇപ്പപഠിച്ച വിദ്യാലയതീന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റിയാലോന്ന് ഇങ്ങനെ ആലോയിക്കുവാരുന്നെ. അപ്പോ ഏഹ് സർക്കാർ വക വിദ്യാലയത്തിലേക്ക് മാറ്റണോ അതോ ഏഹ് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് മാറ്റണോന്നാ ഞാനിപ്പം ആലോയിക്കുന്നെ. ആള് ഇത്രേംനാളും പഠിച്ചത് സ്വകാര്യസ്ഥാപനത്തിലായിരുന്നു . ഇപ്പം പത്താം തരാം കഴിഞ്ഞു. ആപ്പ ഇനിയങ്ങോട്ടുള്ള പഠനത്തിന് ഏതായിരിക്കും മികച്ചത് നിന്റഭിപ്രായന്താ? ആഹ് സർക്കാർവക ആഹ്സ വിദ്യാസ്ഥാപനങ്ങളൊക്കെയാരിക്കുംകാൽ നല്ലത്. കാരണം ഇവര് രണ്ടുപേരും ഉപയിഗിക്കുന്ന പുസ്തകങ്ങള് രണ്ടും ഒന്ന്തന്നെയാണ്. ഒരേ പുസ്തകങ്ങൾ തന്നെയാണ് സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർവക സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നത്. പിന്നെ അഹ് വളരാനുള്ള കഴിവ് പിന്നെ പുറത്തേക്ക്

ആഹ് ഇത് അ ക സ്പേസുണ്ട്. ഹ് ഹ് പക്ഷേ ഈ ആ എന്താപറയ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പൊ ഉള്ള കുട്ടികൾക്ക് ആംഗലേയ ഭാഷയില് കുറച്ചൂടി പ്രാവീണ്യം കൂടുതലുള്ളതായിട്ടിപ്പം തോന്നുന്നില്ലെ. അതായത് സർക്കാർവക ആഹ് സ്ഥാപനങ്ങളീന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെകാട്ടും ഹ് എപ്പഴു എനിക്കിത് ഏഹ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മള് എന്തെങ്കിലൊക്കെ ആഹ് പ മത്സരങ്ങൾകൊക്കെ പോകുമ്പഴെ മത്സരങ്ങൾക്ക് ആംഗലേയ ഭാഷയിലുള്ള മത്സരയിനങ്ങൾക്ക് നമ്മള് എപ്പഴും നോക്കിയ അറിയാം ആഹ് ഈ സ്വകാര്യ സ്ഥാപനങ്ങളീന്ന് സ്വകാര്യ വിദ്യാലയങ്ങളീന്ന് വരുന്ന ആഹ് കുട്ടികളാണ് കൂടുതലും അതിനാത്ത് അ എപ്പഴും സം എന്ത സമ്മാനത്തിന് അർഹയാകുന്നവര്. അപ്പ അതു നോക്കുമ്പാഹ് ഉം സ്വകാര്യ സ്ഥാപനം അല്ലെ നല്ലത്. ഞാൻ അങ്ങനേംകൂടി ആലോയിക്കുന്നുണ്ട്. ആഗലേയ അഹ് ഒരൂ ഭാഷ എന്ന് പറയുന്നതിലുപരി കഴിവിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളീന്ന് നമ്മൾ കൂടുതൽ സെ ഏഹ് ശ്രെദ്ധകേന്ദ്രീ കേന്ദ്രീകരിക്കുന്നതല്ലെ കൂടുതൽ ആ അതും ശരിയാ. അതുശരിയാണ് ഈ പറഞ്ഞപോലെ ഈ ആഹ്

ബാഷാ എന്ന്പറയുന്നത് ഒരു ഒരൂ സംസാരിച്ച് പിരിയാനുള്ള ഒരൂ ഒരൂ ലോകത്ത് മാധ്യമം മാത്രമല്ലെ? അങ്ങനെ അതിനെവെച്ച് നമ്മള് ബാക്കി കഴിവുകളെ കുറച്ച് കുറക്കാനുള്ള അല്ലെങ്കി അതിനേ ആഹ്

ത്യാഗി എ ത്യെകിച്ച് തെകിക്കാനുള്ളൊരൂ അതിന്റാവിശ്യവില്ലല്ലോ. ആഹ് അങ്ങനെ ചിന്തിക്കുമ്പം അത് ശരിയാ. കാരണം ഞാനും. ഞാനുഇപ്പ രണ്ട് എഹ് അടുത്തും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കും ഇന്നി ഈ പറണപോലെ തന്നെ സർക്കാർവകാ അന്ന് കലാലയങ്ങളില് പഠിച്ചപ്പൊ എനിക്ക് തോന്നിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുങ്കിൽ നമുക്കവിടെ ധാരാളം സമയഉണ്ട്. ഈഹ് അ പഠിത്തത്തിന്റെ പയഞ്ഞ പയങ്കരമായിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു ഭാരം നമുക്ക് തോന്നില്ലാഹ്.

ഹ് കലാലയങ്ങളിൽ പഠിച്ച അവക്കാരണത്രമാത്രം നമുക്ക് പിന്തുണയുണ്ടാവും. ഇപ്പ നമ്മുടെ ഏഹ് അധ്യാപക ഭാഗത്തുനിന്ന് ആണെങ്കിലും കൂടെപഠിക്കുന്ന വിദ്യാർഥികളുടെയാണെ പിന്നെ ഞാൻ നേരെത്തെ പറഞ്ഞപോലെ പഠനഭാരം കുറവാണ്. ഇപ്പ അങ്ങനെ ചിന്തിക്കുമ്പൊ എന്തെങ്കിലും കായികരംഗൊ അല്ലെങ്കി കലാരംഗത്തേക്കൊക്കെ പോകാൻ താൽപര്യയുള്ള കുട്ടികളാണെങ്കി ആഹ് സർക്കാർവക കലാലയങ്ങളായിരിക്കൂല്ലെ നല്ലത് യായു ഇവൾക്കാണെങ്കിലും കുറച്ചൊക്കെ അഭിരുചിയുണ്ട്. ആഹ് ഈ സ്വകാര്യ സ്ഥാപനങ്ങളീന്ന് സ്വകാര്യ വിദ്യാലയങ്ങളീന്ന് വരുന്ന ആഹ് കുട്ടികളാണ് കൂടുതലും അതിനാത്ത് അ എപ്പഴും സം എന്ത സമ്മാനത്തിന് അർഹയാകുന്നവര്. ആഹ് ഇപ്പആകമൊത്ത എനിക്കിപ്പഎന്താ ഏത് ഏതിലൊക്കെയാ വിടേണ്ടെന്നൊള്ളത് എന്താപറയ ആകമൊത്ത ഇപ്പ എന്ത എന്താഎടുക്കണ്ടെന്നുള്ള ഒരു വ്യക്തമില്ലാണ്ടായിപോയി. ആ അങ്ങനെയുംച അങ്ങനെയെന്തെങ്കിലും താല്പര്യങ്ങളുള്ള ഒരൂ കുട്ടിയായിട്ടെനിക്കെന്തായാലും സർക്കാറ് നിയ ഏഹ് വിദ്യ വിദ്യാലങ്ങള് തന്നെയാരിക്കും നല്ലത്. കാരണം പക്ഷെ നമ്മളൊരു

ആഹ് പഠനം സംബന്ധിച്ച് അല്ലെങ്കി അങ്ങനെയുള്ള കഴിവുകളെക്കാളുപരി ഇപ്പൊ അഹ് പ്രത്യേകമായി പറയാണെങ്കിൽ കഴിവ് സംബന്ധമായിട്ടുള്ള ഇക്കാര്യങ്ങളിലാണ് കൂടുതൽ പ്രാ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവരും. അപ്പൊ അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കണമെങ്കി

പക്ഷെ എനിക്ക് എപ്പഴും തോന്നീട്ടുള്ള ഇപ്പ നമ്മുടെ ഇപ്പം സർക്കാർവാ സർക്കാർവകയാണെങ്കിലും അല്ലെങ്കി സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെയാണെങ്കിലും ആകപ്പാടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നത്.

കൂടുതലും നമ്മളെ കാണാപാഠം കാര്യങ്ങള് പഠിപ്പിക്കാംന്നുള്ളപ്പറത്തേക്ക് നമുക്ക് ചിന്തിക്കാനോ, വളരാനോ ഉള്ള അവസരങ്ങളില്ലാത്ത പോലാണ് നമ്മുടെ ഇപ്പഴത്തെ ഇവിടുത്തേ എഹ് വിദ്യാഭാസസമ്പ്രദായം എന്ന് എനിക്ക് തോന്നീട്ടുണ്ട്. പ്രെത്യേകിച്ച് നമ്മുടെ ഇന്ത്യലത്തെ. ഇപ്പ നമ്മള് പുറമേയുള്ള രാജ്യങ്ങൾ നോക്കുവാണെങ്കി അവർക്ക് പാട്ടിക വിഷയമായിട്ട് എടുക്കുന്ന ഒരു വിഷയായിരിക്കും അവര് കൂടുതലും പഠിക്കേണ്ടി വരുക. നമ്മുടെ ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പ നമ്മള് ആഹ് ഇപ്പ കണക്കെന്നൊരു വിഷയമെടുത്താലും അതിന്റൊപ്പംതന്നെഹ് രസതന്ത്രം അല്ലെങ്കി മറ്റ് വിഷയങ്ങളുംകൂടി നമ്മൾ പഠിക്കേണ്ടിവരും. അപ്പ അത് തീരെ താല്പര്യയുണ്ടാവില്ല. പക്ഷെ പുറത്തുള്ളേക്കിപ്പം എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും പറയാൻ പറയാറുണ്ട്. അവര് എട്ക്കുന്ന അതായത് പ്രാധാനമായിട്ടെടുക്കുന്ന വിഷയംതന്നെയാരിക്കും അവർക്കെപ്പഴും കൂടുതൽ പഠിക്കേണ്ടി വരുകാന്ന്. അപ്പ അങ്ങനെയാകുമ്പം നമുക്കിഷ്ടഉള്ള വിഷയാകുമ്പൊ നമുക്കാ അ ആഒരൂ ഇതില് കൂടുതൽ വളരാനും ഇപ്പ ജോലിയാണെങ്കിലും നമുക്ക് പൈസക്ക് വേണ്ടീന്നപ്പുറത്തേക്ക് നമ്മുടെ അഭിരുചിക്ക് ചേരുന്നൊരു ജോലിക്ക് കിട്ടാനൊക്കെ സാധ്യതയില്ലെ?

ശരിയാണ് ശരിയാണ്. നമ്മുടേ നാട്ടില് ഏഹ് മത്സരബുദ്ധിയോടെ കാണുന്ന ഒരേഒരു കാര്യം എന്ന്പറയുന്നത് പുസ്തകത്തിലെ അടിസ്ഥാന ഭാഷക്കുള്ള പഠനം മാത്രാ. അതിനുമുകളിലേക്കുള്ള പഠനത്തിനൊന്നും മത്സരബുദ്ധി മത്സരമില്ല. അവര് അവരുടെ രീതിയിലേക്ക് അവര്തന്നെ ശരിയാണ്. അപ്പൊ നമ്മടെ വിദ്യാഭാസ വിദ്യാഭാസം സമ്പ്രതായ ശരിക്കും മാറേണ്ട സമയം അതിക്രമിച്ചു.